എടാ നമ്മുടെ ഇപ്പഴത്തെ വിദ്ത്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് മുന്നേറ്റം വന്നിട്ടില്ലേ നിനക്കെന്താ അതിനെ കുറിച്ച് തോന്നുന്നത്? ആടോ എനിക്ക് തന്നെ ഭയങ്കര അതിശയം ആയിരുന്നു. ഇപ്പൊ നമ്മുടെ നാട് എത്രത്തോളം വളർന്നു. വിട്ട്യാഭ്യസത്തിന്റെ കാര്യങ്ങളില് ഇപ്പൊ നമ്മുടെ സർവകലാശാലകളും അതുപോലെ തന്നെ പള്ളിക്കുടങ്ങള് എടുത്തു നോക്കുവാണെങ്കില് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചത് എന്നു നമുക്ക് പറയാൻ കഴിയും.

അതെ നമ്മളുടെ സർവ്വകലാശാലയിലേകൊക്കെ ഇപ്പൊ ഓരോരോ സീറ്റിനു വേണ്ടീട്ട് വല്യ രീതിയിലുള്ള അടിയൊക്കെ നടക്കുന്നുണ്ടല്ലേ?.

അതെയതെ നമ്മളൊക്കെപഠിച്ചോണ്ടിരുന്ന കാലത്ത്‌ പൊറത്തുപോയ പൊറം രാജ്യങ്ങളിൽ പോയ് പഠിക്കാനായിട്ടാരുന്നു ഇത്രേം തിരക്ക് കണ്ടൊണ്ടിരുന്നത്. ഇപ്പൊ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്തും വന്നു പഠിക്കുമ്പോൾ നമ്മുക്കും അതിന്റെതായ അഭിമാനം ഉണ്ട്.

അതെ ഇവിടെ ഗവണ്മെന്റ് തലത്തിലുള്ള പള്ളിക്കുടങ്ങളൊക്കെ നോക്കുവാണെങ്കിലും അതിന്റെയൊക്കെ എന്താ പറയുക ബിൽഡിങ്ങ്സും

ആ അതെയതെ ആ കെട്ടിടങ്ങളും പിന്നെ ആ പുതിയ സാങ്കേതിക വിദ്ത്യകളും അത് കൊണ്ടുവന്ന് കുട്ടികളുടെ പഠനത്തിന് അത് എത്രത്തോളം എളുപ്പമാക്കാം. അത് അതാണ് നമ്മുടെ ഗവണ്മെന്റ് നോക്കിയിരിക്കുന്നത്. അവരെന്നും പള്ളിക്കൂടത്തിൽ വരാനും ആ ഒരു താല്പര്യം ഭയങ്കരമാണിപ്പോൾ കുട്ടികളില്. ഇപ്പൊ മടിപിടിച്ചൊന്നും വീട്ടിലിരിക്കുന്നില്ല ആരും തന്നെ.

അതെ എല്ലാവർക്കും വരണം ബാക്കിയുള്ള കുട്ടികളായിട്ടുള്ള ഒരു സമയം ചെലവഴിക്കണം. അതുപോലെതന്നെ പുതിയ പുതിയ ഈ സാങ്കേതിക വിദ്ത്യയകളൊക്കെ വന്നതുകൊണ്ട് അതില് അതിലൂടൊക്കെ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കുട്ടികൾക്ക് കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതെ നമ്മളൊക്കെ പഠിച്ചപ്പം ആ ബുക്ക് വായിചു പഠിക്കലായിരുന്നു. പുസ്തകങ്ങളും നോക്കി പടങ്ങളും കണ്ട് ആ ചിത്രങ്ങളിലൂടെ പുതിയ സാങ്കേതിക വിദ്ത്യയിലുടെ ചലച്ചിത്രങ്ങൾ വഴി വരെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്?

പിന്നെ ആ ഒരു പഠിപ്പിക്കുന്ന ശൈലിയും മാറിട്ടുണ്ടന്നാണ്‌ എനിക്ക് തോന്നുന്നത്. കൂടുതല് കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന്.അവരുടെയും താല്പര്യങ്ങള് നോക്കി അതിനും കൂടെ മുൻഗണന കൊടുത്ത്‌ പഠിപ്പിക്കുന്ന രീതിയായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അതെ അധ്യാപകരെ പേടിക്കാതെ അവരോട് എന്തും ആ സംസാരിക്കാൻ പറ്റുന്ന രീതിയില് നമ്മളുടെ നല്ല പള്ളിക്കുടങ്ങളും അതുപോലെതന്നെആ സർവകലാശാലകളും ഒക്കെ ആയിട്ടുണ്ട്. സൗഹൃദപരമായ ഒരു പെരുമാറ്റത്തിന് വല്യ രീതിയില് പ്രാധന്യം കൊടുക്കുന്ന ഒരു രീതിയാണിപ്പോള്ളത്.

അതുപോലെ തന്നെ ഇപ്പം വിട്ട്യാഭ്യസം എന്നു പറയുന്നത് ഒരു കാര്യത്തിന് കൂടുതല് പ്രാധാന്യം വന്നിട്ടുണ്ട്. പണ്ടത്തൊരു കാലഘട്ടം അനുസരിച്ചു പണ്ടത്തെ കാലഘട്ടം വെച്ച് നമ്മള്‌ താരതമ്യം ചെയ്യുവാണെങ്കില് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും വിദ്ത്യഭ്യാസം വേണം അല്ലങ്കിൽ വിദ്ത്യഭ്യാസം ഉറപ്പ് വരുത്തണം എന്നുള്ള കാര്യം വളരെ വളരെ

കുട്ടികൾക്കുള്ള ഉച്ച ഭക്ഷണം അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഭയങ്കര മികച്ച പദ്ധതികള് ഒരുപാടു കേരളത്തില് കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങൾക്കും.

ഏഹ് അവർക്കും പരീക്ഷിക്കാൻ പറ്റിയ തരത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ഓരോന്ന് ചെയ്യുന്നത്. വിദ്ത്യഭ്യസ മേഖലയില്

അതെ അതുകൊണ്ടു തന്നെ വലിയരീതിയിലുള്ള മുന്നേറ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പത്തെ വീടുകളിലാണെങ്കിൽ തന്നെ ഒരു കുട്ടിക്കിപ്പം വിദ്ത്യഭ്യാസം ഇല്ലായെന്ന് പറയുന്നത് വല്യ രീതിയിലുള്ളൊരു കുറവായിട്ട് ആൾക്കാരെ കണ്ടു വരൻ തുടങ്ങീട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും വിത്യഭ്യാസം ഉറപ്പു വരുത്തണം അല്ലങ്കിൽ അതിന്റെയൊരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. അല്ലങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തില് വിത്യാഭ്യാസം ഇലാത്ത ഒരവസ്ഥ ഉണ്ടങ്കില് ആ കുട്ടിക്ക് എവിടേം എത്താൻ പറ്റില്ലെന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്.

അതെ ഇപ്പൊ ഉപരിപഠനത്തിനോക്കെ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുട്ടികളുടെ എണ്ണം എടുത്തു നോക്കിയാലും നല്ല വർദ്ധനവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നോക്കുവാണെങ്കിൽ ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുവാണ്. കൊറഞ്ഞു ഹോ കൊറയുന്നെ ഇല്ലന്ന് നമുക്ക് പറയാം. അതെയതെ അതെ വിദ്ത്യഭാസത്തിന്റെ വിദ്ത്യഭ്യസം എത്രത്തോളം ആവശ്യമാണ് നമുക്കുള്ളതെന്ന് മനസിലാക്കുന്ന ഒരു രീതി വളരെ നന്നായിട്ടു അത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണല്ലേ? അതെ നമ്മുക്കും പറയാം നമ്മുടെ നാട്ടില് ഇത്രേം സാക്ഷരതാ നിരക്ക് കൂടുതലുള്ള നാട് കുടി ആണല്ലോ നമ്മുടെ. വിത്യഭ്യസത്തിനു നമ്മുടെ ആൾക്കാര് ഇത്രത്തോളം ആ ഒരു ആ മൂല്യം കൽപിക്കുന്നുണ്ടന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ്.

അതെയതെ ഇപ്പഴത്തെ പിന്നെ അതേപോലെ തന്നെ പഠിക്കാനുള്ള വിഷയങ്ങലാണെങ്കിൽ തന്നെ വളരെ അതികം

അതും നമ്മളുടെ ആ ഇനിയുള്ള തലമുറക്കൊക്കെ ഉപകാരപ്പെട്ട് രീതിയില് മാറും. അതെ ഇനി ഓരോ വർഷങ്ങൾ കഴിയുംന്തോറും ഇത് വികസിച്ചോണ്ടിരിക്കയല്ലാതെ ഒരു ഒരുപടിപോലും താഴത്തോട്ട് പോവില്ല. അതോറപ്പാണ്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പഠനം എത്രത്തോളം ആ ഒരു കുട്ടിന്റെ ജീവിതത്തില് ആ കുട്ടിയുടെ മാനസീക വികാസത്തിനുമൊക്കെ ആ പങ്ക് വഹിക്കുന്നുണ്ട്.